നമുക്ക് കുടുംബത്തിന് കഴിഞ്ഞു പോകാനുള്ള ഒരു ജോലി അവർ ഒപ്പിച്ചു തരും കാരണം അവർ അങ്ങനെയാണ് ജനങ്ങളുടെ പ്രീതി പറ്റി പിടിച്ചെടുക്കുന്നത് ഇപ്പൊ വോട്ടിന്റെ ടൈം ആണെങ്കിൽ തന്നെ എവിടെന്നും കണ്ടു വരാത്ത ആൾക്കാർ പെട്ടെന്ന് പൊങ്ങി വന്നു

ഏർ ജോലി വേണം ഇപ്പൊ ഇന ഒരാൾക്ക് ഒരു കാർകാര്യത്തിനോടാണ് ഇഷ്ടമെങ്കിലും ഇന്ന ജോലിക്ക് സാധ്യത കൂടുതലാണ് അതിൽ തന്നെ കേറണം എന്നുള്ള ഒരു ചില ആൾക്കാർക്ക് ഉണ്ടാവും അപ്പൊ നമ്മുക്ക് നമ്മുടെ ജോലി അങ്ങനെ ഇഷ്ടപ്പെട്ടു വരുന്നു ആ ഒരു ജോലി തന്നെ നമുക്ക് കണ്ടുപിടിക്കാനും അങ്ങനത്തെ രീതിയിൽ തന്നെ തുടർന്ന് പോകണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം.

നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല താങ്കൾക്ക് വേറെന്താണ് ഇനി പറയാനുള്ളത്, ശരിയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയാൻ നേരം താങ്കളുടെ ഏതേലും കൂട്ടുകാരൻ പുറത്തു പോകുന്നുണ്ടോ? ആഹ് അതെ എന്റെ ഒരു കൂട്ടുകാരൻ പുറത്തു പോവുന്നുണ്ട് അയാളുടെ പേര്

അപ്പൊ ഇയാൾ എന്റെ ഈ ഒരു കൂട്ടുകാരന്റെ വേറെയൊരു കൂട്ടുകാരൻ ഇതേപടി തന്നെ പഠിച്ചു ഇറങ്ങിയിട്ട് അയാള് യുകെക്ക് പോയി അവിടെ സെറ്റില് ആയി, ഈ കൂട്ടുകാരനും അതേപടി തന്നെ പോളി പഠിച്ചിറങ്ങി ഇപ്പൊ ILTC എക്സാം എഴുതി ജയിച്ചിട്ടുണ്ട് അപ്പൊ ഈ വരുന്ന ഇടക്ക് തന്നെ യുകെയിലേക്ക് പോയി, അവിടെയെന്തെങ്കിലും അവിടെ ഒരു കോഴ്സ് സെറ്റാക്കിട്ടുണ്ട് പൈസയും അടച്ചിട്ടുണ്ട് ഏർ അപ്പൊ ആ കോഴ്സ് പഠിച്ചു അതെ സമയം എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് നു കേറി ഏർ അങ്ങനെ അവിടത്തെ ഒരു ലൈഫ് സെറ്റില് ആക്കാൻ നോക്കുവാണ്. എന്റെ ഈ കൂട്ടുകാരൻ ഇപ്പൊ ഞാൻ ചോയ്ച്ചത് എന്ത് കൊണ്ട് ഇന്ത്യയിൽ ജോലി സാധ്യത കുറവാണ് വരുമാനം വളരെ കുറവാണ്, ജോലി കിട്ടിയാലേ വരുമാനം ഉള്ളു എന്നാൽ കിട്ടുവാണെങ്കിൽ തന്നെ വരുമാനം ഇല്ല എന്റെ കൂട്ടുകാരൻ പറഞ്ഞു അപ്പൊ ഇപ്പോഴാണ് എനിക്ക് മനസിലായത് ഇവിടത്തെ ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ജോലി സാധ്യതയുടെ എന്തോരം പിന്നിലേക്കാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസിലായത്. താങ്കൾക്ക് എങ്ങനെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്കിതിനെ കുറിച്ച് പറയാൻ നേരം താങ്കളുടെ കുട്ടു എന്ന് പറഞ്ഞ പുറത്തെ വ്യക്തി അവിടെ പഠിക്കാൻ വേണ്ടി പോയിട്ട് അതെങ്ങാനും താങ്കളുടെ വ്യകതി ഒരു ദിവസം ഒരു പരീക്ഷക്ക് പൊട്ടി എന്ന് വിചാരിക്ക്, പൊട്ടിയത് എന്ന് പറയാൻ നേരം ആദ്യത്തെ സേം ആണ് പൊട്ടിയത് എങ്കിൽ പ്രശ്നമില്ല പക്ഷെ അവസാനത്തെ സേം ആണ് പൊട്ടിയത് എന്ന് വിചാരിച്ചോ എന്നാൽ അവസാനത്തെ സേം പൊട്ടിയത് എന്ന് പറയും അടുത്തവർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും പാസാകാൻ വേണ്ടി അങ്ങനെ ഒരു വര്ഷം കൊണ്ടുപോയി കളയേണ്ടി വരും പിന്നെ ഏതാണ്ട് ഇങ്ങനത്തെ തന്നെ അവസ്ഥ അയാൾക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അയാൾ പോയി പഠിച്ചു അങ്ങനെ വിചാരിച്ചു പകുതിയായപ്പോൾ അയാൾക്ക് കോഴ്സ് ഇഷ്ടപ്പെട്ടില്ല അയാൾക് നിർത്തി വരാൻ പറ്റില്ല നിർത്തി വരാൻ അയാൾക്ക് ലോൺ എടുത്ത പൈസ തിരിച്ചടക്കേണ്ടി വരും. തളർത്താനല്ല പക്ഷെ നിങ്ങൾ ശരിക്കുമുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോണം അല്ലാണ്ട് ആൾക്കാർ പറയുന്നത് കേട്ട് പോകുകയാണെങ്കിൽ പകുതി വെച്ച് എങ്ങാനും ജോലി മടുക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇത്രയും നാൾ കഷ്ടപ്പെട്ട ജോലി നിങ്ങളുടെ വീട്ടുകാരുടെ പൈസ എല്ലാം പൈസയും കൊണ്ടുപോയി കളയും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജോലിക്ക് പോകാനുള്ള സാധ്യതയും കുറയും ഈ ഡിഗ്രി പാസ്സായെങ്കിലേ നിങ്ങൾക്ക് ജോലിയും കിട്ടുകയുള്ളു പക്ഷെ പാസ്സാകാതെ പോയാൽ നിങ്ങളുടെ കഴിവ് കേടാണെന്നു ആൾക്കാർ പറയും നിങ്ങളുടെ ജോലി സാധ്യത കുറയും പക്ഷെ ഈ പറഞ്ഞ കാര്യം, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നില്ല താങ്കൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഏർ താങ്കൾ പറഞ്ഞത് ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ നല്ലനല്ലൊരു കാര്യമാണ് താങ്കൾ പറഞ്ഞത് കാരണമെന്തെന്ന് വെച്ചാൽ ചിലർ ഇതേ പടി സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെ വല്ലവർ വല്ലവരും പോകുന്നത് കണ്ടു പോകുന്ന കുറെ പേര് ഉണ്ട്.

എന്നൊരു നിബന്ധനയിലാണ് ആ ഒരു ലോൺ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇയാൾക്ക് ഇപ്പൊ പഠിക്കണം എന്നുളള ആഗ്രഹം ഉള്ളതുകൊണ്ടും ജോലി കിട്ടിയതിനു ശേഷം മാത്രം, അടച്ചു തുടങ്ങിയ മതി എന്നുള്ളത് കൊണ്ടും ഇയാൾ ഇപ്പൊ സേഫ് ആയിട്ടാണ് ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.

അപ്പൊ ഈ ആറു മാസത്തിനുള്ളിൽ ജോലി കിട്ടുമെന്നാണ് പറയുന്നത് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആറു മാസം കഴിയുമ്പോ തൊട്ട് സ്റ്റുഡൻറ് ലോൺ ഒക്കെ അടക്കാം അതിന്റെ ഒപ്പം തന്നെ പാർട്ട് ടൈം പൈസ കൊണ്ട്

വാക്കു കേട്ട് പോവരുത് സ്വന്തം ഇഷ്ട പ്രകാരം ഇഷ്ടപ്പെട്ടു മാത്രം പോവുക അല്ലെങ്കിൽ അവസാനം നിങ്ങൾ തന്നെ ദുഖിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾ പറഞ്ഞത് വളരെ നല്ല ഒരു കാര്യമാണ് താങ്കൾക്ക് വേറെയെന്താണ്, ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇതിനെ കുറിച്ച് എനിക്ക് പറയാൻ നേരം നമ്മൾ ഇവിടെ ഇരുന്ന് പഠിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് അല്ലെങ്കിൽ പുറത്തു ജോലി ചെയ്യാനാണോ അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുവാനാണോ നമ്മൾ നോക്കേണ്ടത്? ഏർ അതിപ്പോ നമ്മുടെ ഒരു ഇതനുസരിച്ചു ഇരിക്കും ഒട്ടു മിക്യ കുടുംബത്തിലും ഒറ്റ മക്കൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഒക്കെയാണ് ഉള്ളതെങ്കിൽ സ്വന്തം മക്കൾ പുറത്തു പോയി പഠിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ കണ്ടു സഹിക്കാൻ പറ്റി എന്ന് വരില്ല കാരണം അവർക്ക് ഒറ്റ മോൻ ഒക്കെ ആണെങ്കിൽ അവരെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടാകും. ചിലവർക്കൊക്കെ അങ്ങനെ മക്കളെയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് വിട്ടു സ്വന്തമായ കാലിൽ നീക്കുവാൻ വേണ്ടിയുള്ള രീതിയിൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇഷ്ടപെട്ട രീതി എവിടെയാണോ കൂടി അങ്ങനെയൊക്കെ ജോലിക്ക് പോകുന്നത് നല്ലയൊരു കാര്യമല്ല കാരണം അവരെയൊക്കെ വെറുതെ വിഷമിപ്പിച്ചു പോവുന്നത് പോയിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് സ്വന്തം ആയിട്ടുള്ള ഒരു ഇഷ്ടപ്പെട്ടു തുടങ്ങി ജോലി അത് ഇവിടെ കിട്ടുന്നുവോ

താങ്കളുടെ അഭിപ്രായം എന്താണ് ഇതിലൂടെ ഇതിലൂടെ എനിക്ക് പറയാനുള്ളത് എന്ന് പറയാൻ നേരം നമ്മൾ പുറത്തു ജോലി ചെയ്യുന്നതും പക്ഷെ നിങ്ങൾ വിചാരിക്ക് ഡോക്ടർ പഠിച്ചിട്ടു ഇവിടെ ജോലി ചെയ്യാൻ നേരം നമുക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയാൻ നേരം ഒരു മാസം ഒരു ലക്ഷം രൂപയാണ് പക്ഷെ നമ്മൾ ഇതേ ജോലി പുറത്തു പോയി ചെയ്യുക ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. ഒരുമാതിരി ഏഴു ലക്ഷം രൂപ പ്ലസ് ആണ് ഒരു മാസം കിട്ടുന്നത് അങ്ങനത്തെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ഒക്കെ പഠിച്ചു നമ്മളുടെ ഡോക്ടർ പഠിക്കാൻ തന്നെ നമുക്ക് ഒരു പത്തു ഇരുപതു ലക്ഷം വേണ്ടി വരും.

ഡോക്ടർ പോലുള്ള പ്രൊഫഷൻ ഒക്കെ പഠിക്കാൻ നേരം അവർക്ക് ജോലി സാധ്യതയും പൈസ കിട്ടാനുമുള്ള സാധ്യതയും കൂടുതലാണ് പൈസയുടെ കാര്യം വെച്ച് നമ്മൾ നോക്കുകയാണെകിൽ നമ്മൾ പുറത്തു പോയി ജോലി ചെയ്യുന്നതാണ് നല്ലത് പക്ഷെ നമ്മുടെ കാരണം എന്ന് പറയാൻ നേരം, നമ്മുടെ നമ്മുടെ കറൻസിയുടെ ഓഹരി മൂല്യം എന്ന് പറയാൻ നേരം വളരെയധികം കുറവാണ് എന്ന് പറയാൻ നേരം നമ്മൾ വേറെ രാജ്യമായിട്ട് കംപൈർ ചെയ്യാൻ നേരം നമ്മുടെ രാജ്യത്തിന്റെ കുറവായതു കൊണ്ടുതന്നെ നമ്മുടെ സമയത്തിനും നമ്മുടെ പരിശ്രമത്തിനും വേണ്ടിയുള്ള യഥാർത്ഥമായ വാല്യു നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ടു തന്നെ നമ്മൾ പുറത്തു പോയി പഠിക്കുന്നതും ഇവിടെയിരുന്ന് പഠിക്കുന്നതും വേറെ കാര്യം എന്ന് പറയാൻ നേരം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങളുടെ കൂട്ടുകാരെ കാണണമെങ്കിൽ നിങ്ങൾക്ക് കുടുംബക്കാരും കൂട്ടുകാരും പുറത്താണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി പഠിക്കാം പക്ഷെ നിങ്ങളുടെ കുടുംബക്കാരും കൂട്ടുകാരും ഇവിടെയാണെങ്കിൽ അതേപോലെ തന്നെ ഹാസിഫ് പറഞ്ഞപോലെ തന്നെ ആച്ചു പറഞ്ഞപോലെ തന്നെ ഒറ്റകൊച്ചു ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയാൻ നേരം, അവർക്ക് അവരുടെ വീട്ടുകാരെ പിരിഞ്ഞു ഇരിക്കാന് പറ്റില്ല കാരണം അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മക്കളെയുള്ളു അങ്ങനെയുള്ളവർ പുറത്തു പോയി ജോലി ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം വരുന്നത് അവർക്ക് അവരുടെ പിന്നെയുള്ള പ്രശ്നം എന്ന് പറയാൻ നേരം.

അയാൾ ദുബായിൽ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിൽ അയാള്ക്ക് ജോലി കിട്ടി അങ്ങനെ ജോലി കിട്ടി അവിടെ പോയപ്പോൾ അയാളുടെ അര്ബാബ് അര്ബാബ് എന്നു പറഞ്ഞ ഓണർ ഓണർ അവിടെ വന്നില്ല ആ ഓണർ അവിടെ വരാത്തതുകൊണ്ടു പ്രശ്നം എന്ന് പറയാൻ നേരം ആ ആട് നടത്തുന്ന ഏതോ ഒരാൾ അവനെ വിളിച്ചോണ്ട് പോയി എന്നിട്ട് അവന്റെ പാസ്പോര്ട്ട് പിടിച്ചു വാങ്ങി വെച്ച് അവൻ ഒരു കൂലി പണി പോലെ പ്രതിദിവസം വെള്ളം പോലും കൊടുക്കാതെ ആകെ കൊടുക്കുന്നത് ഒരു കുബൂസും ഉച്ചക്ക് ഒരു കുബൂസും വൈകുന്നേരം ഒരു കുബൂസും ഈ കുബൂസു മാത്രം കൊടുത്തിട്ട്, കുബൂസിന് കറിയില്ല അയാൾക് അയാളുടെ ദിനചര്യ നടത്താനുള്ള വെള്ളം പോലും കൊടുക്കാറില്ല ആ വെള്ളമൊക്കെ ആടിന് ഇങ്ങനത്തെ ഉള്ള അവസ്ഥയിൽ പറ്റിക്ക പെടാതെ നമ്മൾ ശ്രദ്ധിക്കണം.

പിന്നെ താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറയാൻ നേരം ഒറഒരാൾ ജോലിയെടുക്കുന്നത് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ഏർ ഒരാൾ ഇപ്പൊ ജോലിയെടുക്കുമ്പോൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ പോകുന്ന ഒരു തലമുറയിൽ ആണെങ്കിൽ ജോലി സാധ്യത ഇല്ലാത്തതു കൊണ്ട് തന്നെ ഇപ്പ ഏർ എന്തെങ്കിലും പുതിയ ഒരു കോഴ്സ് കൂടി അങ്ങനെ വല്ലതും പഠിച്ചു ഇവിടെ തന്നെ കേറാം. ഇപ്പൊ ഒരു സ്വിഗ്ഗി ഓടുകയോ അല്ലെങ്കിൽ രാവിലെ പത്രം ഇടാൻ പോവുകയോ

മാതാപിതാക്കളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും പാർട്ണർഷിപ്പ് ഇൽ ബിസിനസ് തുടങ്ങി

ജോലിയില്ലാത്തവർക്കും വീട്ടിൽ ഇരുന്നു കൊണ്ട് അവരുടെ പുതിയായൊരു ഒരു ഫ്യൂച്ചർ ലത്തേക്ക് വേണ്ടിയുളള ഒരു പൈസ അതിലൂടെ നമ്മക്ക് സമ്പാദിക്കാം ഏർ അതിനു നമ്മുടേതായ ലാഭവും ഉണ്ടാവും നഷ്ടവും ഉണ്ടാവും ഇതൊക്കെ മനസിലാക്കി ചെയ്‍തിട്ട്

കൂട്ടുകാരൻമാരായിട്ട് ആണെങ്കിലും ഒരു കട വല്ലോം നിര്മിക്കുകയാണെങ്കിൽ ഉണ്ടാകുകയാണെങ്കിൽ ആ കടയിലത്തേക്ക് വേണമെങ്കിൽ കുറച്ചു ആൾക്കാരെ നിയമിക്കാം ജോലി ചെയ്യാനായിട്ട് അതിപ്പോ നമുക്ക് ഒരു തുണിക്കട ആണെങ്കിലും, ഒരു ഭക്ഷണശാല ആണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അങ്ങനെ ഇപ്പോഴും ജോലി ചെയ്യാൻ നേരം നോക്കേണ്ടതെന്നു പറയാൻ നേരം നമുക്ക് ഇഷ്ടമുള്ള ജോലി മാത്രമേ നോക്കാൻ പാടുള്ളു എന്ന് പറയാൻ നേരം കുടുംബക്കാരുടെയും വീട്ടുകാരുടെയും ഏർ പ്രഷർ മൂലം നമ്മൾ എന്തെങ്കിലും ജോലി എടുത്താൽ പ്രശ്നം വരുന്നത് എന്ന് പറയാൻ നേരം,

അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടമുള്ള ജോലി എടുക്കണം എന്ന് പറയാൻ നേരം അതോടൊപ്പം വേറെ എനിക്ക് പറയാനുള്ളത് എന്ന് പറയാൻ നേരം, ജോലി എടുക്കന്നതിന് മുൻപ് എത്രയാണ് നമ്മുടെ സാലറി എന്ന് നോക്കണം ആ സാലറി നമ്മുടെ കഴിവിനുള്ളത് അനുസരിച്ചാണോ എന്ന് നോക്കണം മിക്യ കമ്പനിക്കാരും നമുക്ക് തരുന്നത് നമ്മുടെ കഴിവിനെ കാലും കുറഞ്ഞതാണ്. നമ്മുടെ എന്തൊക്കെ കാര്യം നോക്കും ഇൻഷുറൻസ് അതേപോലത്തെയുള്ള കാര്യങ്ങൾ കമ്പനി provide ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം അതായത് ഇങ്ങനത്തെ ഉള്ള പോളിസി ആണ്, ഇതോടപ്പം തന്നെ വേറെനോക്കണ്ടത് എന്ന് പറയാൻ നേരം അവിടത്തെ കമ്പനിയുടെ ജോലിക്കാരെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത് എന്ന് പറയാൻ നേരം അവർ അവരുടെ ഫാമിലിക്കാർ നോക്കുന്നത് ഒരു ഫാമിലി പോലെയാണ് ജോലിക്കാരെ നോക്കുന്നത് അന്നും പറഞ്ഞു,

താങ്കളോട് എനിക്ക് വേറെ ചോദിക്കാനുള്ള കാര്യം എന്ന് പറയാൻ നേരം ഒരാൾ ജോലിക്ക് പോവാൻ നേരം അയാൾ എന്തൊക്കേ പഠിച്ചിരിക്കണം എന്ന് പറയാൻ നേരം എന്തൊക്ക കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം

നമുക്ക് എന്തൊക്കെ ജോലിക്ക് കേറാം എന്തൊക്കെ സ്കോപ്പ് ഉണ്ട് എവിടെയൊക്കെ നമുക്ക് ജോലി കിട്ടും എത്ര സാലറി മിനിമം അധികം പുറത്തതും അകത്തേയും വെച്ച് കംപൈർ ചെയ്യുമ്പോൾ, ലാഭമെവിടെയാണ് നമുക്ക് എത്ര സ്‌കിൽസിലൂടെ ഇങ്ങനത്തെ സ്‌കിൽസിലൂടെ ഇങ്ങനത്തെ രീതിയിൽ ഉള്ള വരുമാനം നേടാം എന്നും കൂടി നോക്കണം കാരണം ഇപ്പൊ താങ്കൾ പറഞ്ഞത് പോലെ തന്നെ സ്‌കിൽസ് ഉണ്ടെങ്കിലേ എല്ലാവര്ക്കും ജോലി കിട്ടുകയുള്ളു പിന്നെ എല്ലാവരും അവർക്ക് വേണ്ട രീതിയിൽ ഉള്ള വരുമാനം കിട്ടാർ ഇല്ല ഇപ്പൊ വരുമാനം കിട്ടാത്തവർ ആണ് പുതിയ പുറത്തേക്ക് പോവുന്നത് അപ്പൊ ഏർ നമ്മക്കിപ്പോ നോക്കുവാണെങ്കിൽ ജോലിക്കുവേണ്ടി നമുക്ക് നമ്മുടേതായ എല്ലാം എടുത്തുചാടാതെ റിസർച്ച് ചെയ്തു പരമാവധി നോക്കി എങ്ങനെയാണ് ഇങ്ങനത്തെ രീതിയിലൂടെയാണ് എന്നുവേണമെങ്കിൽ നമുക്ക് നോക്കാം പിന്നെ അതിലൂടെ നമുക്കെത്രയാണ് വരവ് പോക്കുകൾ വരവ് പോക്ക്, പിന്നെ വീട്ടു ചിലവ് ഇതെല്ലം കൂടി മെയിൻ റ്റേയിൻ ചെയ്തു ഇപ്പൊ വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ വാടക കൊടുക്കണം, അപ്പൊ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിലൂടെ കൊടുക്കാൻ പറ്റുന്നില്ലായെങ്കിൽ നമുക്ക് ആ കാരണം കൊണ്ടുതന്നെയാണ് പുതിയ ആൾക്കാർ പുതിയ തലമുറക്കാർ പുറത്തേക്ക് ഒക്കെപോയി അങ്ങനെ ജോലി ചെയ്യാൻ നോക്കുന്നത് ഇപ്പൊ ഒരു ഡോക്ടർമാർ ഒക്കെ തന്നെയാണെങ്കിൽ, നല്ല രീതിക്ക് പൈസ കൊടുത്തു കോഴ്സ് പഠിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു രീതിയിലുള്ള വരുമാനം കിട്ടുകയുള്ളു അതാണെങ്കിൽ ഇന്ത്യയിൽ അത്രയും വരുമാനം കിട്ടുകയുമില്ല ചുരുക്കം ചിലർ മാത്രമാണ് ഏർ കോഴ്സ്ി ൽ പൈസ കൊടുക്കാതെ പഠിക്കാൻ അവസരം കിട്ടുന്നത്. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഏർ കുറച്ചു റാങ്ക് കൂടുതലാണ് അപ്പൊ അവർക്ക് മാസം ഇങ്ങാട്ട് മുപ്പതിനായിരം അവർ

അങ്ങനത്തെ രീതിയിൽ നമുക്ക് ജോലി ചെയ്യാം അതായിരിക്കും ഒരു ബെറ്റർ ഒരു കാര്യം അപ്പൊ നമ്മുടെ റെവെന്യു നോക്കണം ഇൻകം, എക്സ്പെൻസ് നോക്കണം

വേർതിരിച്ചു വേർതിരിച്ചു കാണാനുള്ള കഴിവുണ്ടാവണം, എന്നാണ് എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് എന്താണ് ഈ അവസാന നിമിഷത്തിൽ പറയാനുള്ളത്? അവസാന നിമിഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുളളത്. ഈ ജോലി വഴി നമുക്ക് സമൂഹത്തിനു, നമ്മുടെ കുടുംബത്തിന് നമുക്ക് ഉന്നമതിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ മാത്രമേ ജോലിക്ക് പോകുവാൻ പാടുള്ളു അതിനോടൊപ്പം അടുത്ത കാര്യം നോക്കാൻ നേരം ജോലിക്ക് പോകുന്ന വഴി, നമുക്ക് നമ്മുടെ സമൂഹത്തിന്റെ ഉന്നമതി കൊടുക്കന്നപോലെ നമ്മുടെ രാജ്യത്തിന് ഉന്നമതി കൊടുക്കാൻ പറ്റോ അതോടൊപ്പം തന്നെ ഈ ജോലി ചെയ്യാൻ നേരം നമുക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ കുടുംബത്തിന് സന്തോഷം ഉണ്ടാകുന്നുണ്ടോ അടുത്ത കാര്യം നോക്കാൻ നേരം നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മ പരിശ്രമിക്കണം അതിനോടപ്പം ഉയർത്തിയെടുക്കാൻ നോക്കണം അതോടൊപ്പം തന്നെ ഒരു കമ്പനിയിൽ തന്നെ നിന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ, കഴിവ് വളരെയധികം കുറഞ്ഞു പോകും എന്ന് പറയാൻ നേരം competition അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവുന്നത് വളരെയധികം കുറവാണ് എനിക്ക് ഇത്രയും കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത് ഹാസിഫ് രണ്ടു വാക്കുകൾ പറഞ്ഞു ഇപ്പൊ തന്നെ നമ്മുടെ ഈ ചർച്ച നിർത്തുന്നതാണ്.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

പ്രതീക്ഷിക്കാം മനുവും ഞാനും ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കൃഷിയെപ്പറ്റിയാണ് കേരളത്തെ ഇപ്പൊ വളരെ കുറഞ്ഞു വരുന്ന ഒരു സമ്പ്രദായമാണ് കൃഷി ഇപ്പൊ ഇതിൻ്റെ പണ്ട് നമ്മൾ

നോക്കയാണെങ്കിൽ ഏർ ഇപ്പൊ കൃഷി കൃഷി കാണുന്നത് വളരെ തുച്ഛമാണ് കാരണം ഇപ്പൊ നിലങ്ങളെല്ലാം ഏർ നികത്തി അവിടെ കെട്ടിടങ്ങള് പണിതതാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് അതുകൊണ്ടു തന്നെ ഇപ്പൊ കൃഷികൾ കേരളത്തിൽ നോക്കയാണെങ്കിൽ വളരെ കുറവാണ് ഇതിനെപ്പറ്റി ആഹ് മനുവിനെന്താ പറയാനുള്ളേ എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇ കൃഷിയെകൾ ഇതെല്ലാം കുറയുന്നതോടെ കേരളത്തിൻ്റെ പച്ചപ്പുകളെല്ലാം ആകെ നഷ്ടപ്പെടുന്നു കേരളം ഏർ മുമ്പറിയപ്പെട്ട താങ്കൾ പറഞ്ഞ പോലെത്തന്നെ ഈ പച്ചപ്പുകളും ഏർ നമ്മളുടെ ഭക്ഷണരീതികളും എല്ലാം ഏർ പറ്റിയാണ് പക്ഷെ ഇന്ന് കേരളം നോക്കിയാ കാണാം ഏർ കൃഷിയിടങ്ങളിൽ കൂടുതൽ മാലിന്യങ്ങളും ഏർ മറ്റു വലിയ വലിയ കെട്ടിടങ്ങളും എല്ലാമായി ഏർ കേരളം തിങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ അവസ്ഥ അതിനു മുഖ്യ കാരണോന്ന് പറയുന്നത് ഏർ ഇന്നത്തെ ഏർ കർഷകർക്ക് അവർക്ക് അഹ് മതിയായ അവരെ ചെലവിന് ഏർ മേലെ അവർക്കതില് ലാഭം കിട്ടുന്നില്ല അങ്ങനെ എനിക്കിതിന് തോന്നിട്ടുള്ളെ താങ്കൾക്കെന്താ ഇതിനെപ്പറ്റി പറയാനുള്ളെ കാരണം ഓര നമ്മടെ കേരളം അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണല്ലോ പക്ഷെ ദൈവത്തിൻ്റെ സ്വന്തം നാടാണോ എന്ന് തന്നെ ഇപ്പൊ സംശയിക്കണ്ട കാരണമാണ് കാരണം ഇപ്പൊ ഏത് വ്യവസായം എടുക്കയാണെങ്കിലും ഏർ അത് മുന്നോട്ട് പോണംന്നുണ്ടെങ്കിൽ അതില് നല്ലപോലെ പോ പൊറകിൽ നിന്ന് പണിയെടുക്കേണ്ട അവസ്ഥയാണ് പക്ഷെ ഇപ്പൊ ക് കൃഷിയെന്നൊരു ഏർ

കൂടിക്കൊണ്ടിരിക്കയാണ് ഓരോ ദിവസവും അതിനെപ്പറ്റി എന്താണ് താങ്കൾക്ക് തോന്നുന്നേ മനു ഏർ നമ്മളെ നാട്ടിലിപ്പോൾ കൃഷിയെല്ലാം കുറവായതു കാരണം നമ്മടെ നാട്ടിൽ ആൾക്കാരിപ്പോൾ പുറംനാട്ടിൽ നിന്നാണ് പച്ചക്കറികൾ എന്ന സാധനങ്ങളെല്ലാം മേടിക്കുന്ന അത് വളരെ മോശമായൊരവസ്ഥയാണ് ഒരു നാടിനു നേരിടാൻ സാധിക്കുന്നയിൽ ഏറ്റവും മോശമായൊരവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മടെ നാട്ടിൽ അതിനുള്ള സൗകര്യങ്ങളും ഉം പാടവും പറമ്പും എല്ലാം ഉണ്ടായിട്ടും പുറം നാട്ടിൽ നിന്ന് പച്ചക്കറികളും എല്ലാം വാങ്ങേണ്ടത് വളരെ ഒരു ദയനീയമായ അവസ്ഥയായിട്ടാ എനിക്ക് തോന്നുന്നത് ഏർ ഇത് ഇതിനൊക്കെ ഈ പ്രശനമാ full solve എയ്യാനായിട്ട് നമ്മ ചെയ്യണ്ടത് വച്ചാ നമ്മടെ കർഷകർക്ക് പരമാവധി ലാഭം കിട്ടണം അതിന് നമ്മുടെ സർക്കാർ അവരെ സഹായിക്കണം താങ്കൾക്കെന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ സർക്കാരും ഏർ കർഷകരും തമ്മിലുള്ള ഇതുമായി സർക്കാരും കർഷകരും തമ്മിൽ വളരെ നല്ല ബന്ധമുണ്ട് കാരണം എൻ്റെ വീട്ടിലെ പച്ചക്കറികൃഷി നടത്താൻ വേണ്ടി grow bag കൾ നൽകിയത് നമ്മുടെ സർക്കാരിൻ്റെ ward ൽ ചെന്നപ്പൊ ഞങ്ങക്ക് കിട്ടിയത് ward ൻ്റെ വക കുറേ എന്താ പറയാ കുറേ തേ വാഴകളുടെ വിത്ത് കുറേ വിത്തുകള് പിന്നെ കുറച്ച് വളങ്ങള് ഇങ്ങനെ കുറെ കുറെ കുറെ സാധനങ്ങൾ ഗാ നമ്മുടെ സർക്കാര് നമുക്ക് നൽകുന്നുണ്ട് പക്ഷെ ഇതിനെപ്പറ്റി

അവരവർക്ക് തോന്ന്ണ പോലെയാണ് ഓരോന്നും ചെയ്യണേ അത് കാരണം ഇപ്പൊ ആരും അധികം അറിയണോന്നില്ല ഈ കൃഷികൾ കൃഷികളെങ്ങനെ ചെയ്യണം കൃഷി അങ്ങനെ correct ആക്കിട്ട് നടത്തണോ അപ്പൊ ഇതിനെപ്പറ്റി താങ്കൾക്കെന്താ തോന്ന്ണെ അതെ എനിക്ക് പറയാനുള്ളത്ന്ന്ച്ചാ ഏർ ഇതില് പണ്ടത്തെ ആൾക്കാരാണ് കൂടുതലും ഈ കൃഷികളെല്ലാം നോക്കിയത് താങ്കള് പറഞ്ഞപോലെ തന്നെ അത് തന്നെയാണ് സത്യം ഏർ പണ്ടത്തെ ആൾക്കാരാണ് കൃഷികള് നോക്കിയേ നമ്മളെ കേരളത്തിലെ ആ പച്ചപ്പ് എല്ലാം നിലനിർത്തിക്കൊണ്ടിരുന്ന ആൾക്കാരും അവര് തന്നെയാണ് പക്ഷെ ഇന്നത്തെ തലമുറയെ നേരിടും എന്നു വെച്ച് കഴിഞ്ഞാ കൂടുതലും കെട്ടിടങ്ങളും pollution ഏർ മാലിന്യങ്ങൾ എന്നീ കാര്യങ്ങളാണ് അവര് അവരുടെ ജീവിതത്തിലവര് അറിയുന്നത്

ഏർ എനിക്കിങ്ങനെയാണ് തോന്നിട്ടുള്ള താങ്കൾക്കെന്താ തോന്നിട്ടുള്ളെ എനിക്ക് തോ എനിക്ക് തോന്നിയെന്ന് വെച്ചാ ഇപ്പോഴും ഏർ ഞാനിപ്പോഴും കൃഷി ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ ഈ മഴക്കാലത്തിൽ അടുത്ത ഏത് കൃഷി ചെയ്യണോന്നാലോചിച്ചു കൊണ്ടിരിക്കയാണ് ഞങ്ങടെ വീട്ടിലെ മുളയിട്ട കുറച്ചു നാൾ ഉണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ കുറച്ചെന്താ പറയാ കുറച്ച് പച്ചക്കറികളും എല്ലാം നടുന്നുണ്ട് ഞങ്ങളൊരേടൊക്കെ ഞങ്ങടെ വീട്ടിലോട്ടുള്ള എല്ലാ പച്ചക്കറിയും ഞങ്ങടെ വീടിൻ്റെ മോളിലെ terrace ന്ന് തന്നെയാർന്നു ഉൽപാദിപ്പിച്ചുകൊണ്ടിരുന്നേ അതുകൊണ്ടു തന്നെ ഞങ്ങക്കത്ര എന്താ കൃഷികളോട് വലിയ താൽപര്യക്കുറവോ അതോ കൃഷികളിഷ്ടല്ലായ്മയോ അങ്ങനെയൊന്നുമില്ല കൃഷിയാണിപ്പോ ഞങ്ങടെ വീട്ടില് ഏറ്റവും കൂടുതലക്കാര് അല്ല അവരോടൊക്കെ എനിക്കേറ്റവും കൂടുതൽ നല്ല രുചികരമായ ഭക്ഷണം കിട്ടി ഞങ്ങടെ വീട്ടിലെ terrace ൻ്റെ മോളിലെ ഹും പച്ചക്കറികളിൽ നിന്നാണ്

ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ വളർന്നു വരുന്ന തലമുറക്ക് ഇതിനെപ്പറ്റിട്ടുള്ള അറിവുകളെല്ലാം കുറവാണ് ഏർ കാരണം എന്തന്ന് വെച്ചാൽ അവർക്കിതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം അവരുടെ school കളിൽന്ന് അതായത് മതിയായ രീതിയിൽ ലഭിക്കുന്നില്ല എന്നാണ് എനിക്കിതിലൂടെ പറയാനുള്ളത് ഏർ ഈ പിന്നെ മറ്റൊരു പ്രശ്നം നമ്മുടെ ഈ അത് കൃഷി ഇന്ന് നമ്മൾ നേരിടുന്ന വെച്ച് കഴിഞ്ഞ നമുക്ക് കൃഷി എയ്ത് കിട്ടുന്ന ഭക്ഷണങ്ങളിൽ ഏർ കീടനാശിനികൾ എന്ന് പോലുള്ള വലിയ വലിയ ഏർ ഏർ വിഷവാതകങ്ങൾ അതിൽ ഏർ കലർത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മക്ക് പുറത്ത്ന്ന് ഭക്ഷണം ഏർ ഇങ്ങന കൃഷി പച്ചക്കറികൾ വാങ്ങുമ്പൊ നമുക്ക് പൂർണ വിശ്വാസത്തോടെ മേടിക്കാൻ സാധിക്കില്ല കാരണം അതിൽ പല വിഷങ്ങളും അടങ്ങീട്ടുണ്ട് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി നമ്മുടെ വീട്ടിൽത്തന്നെ ഒരു കൃഷി വ്യവസായം തുടങ്ങുവാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതായിരിക്കും നമ്മുടെ നാടിനും നല്ലതായിരിക്കും ഇതുപോലെ ഏർ പല ആൾക്കാരും മുന്നിട്ടിറങ്ങി കഴിഞ്ഞാ നമ്മുടെ നാടിനൊരു വളരെ നല്ലൊരു പ്രചോദനമായിട്ടാണ് ആ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നെ പിന്നെന്നു പറഞ്ഞാ പൊറു അങ്ങന ഏർ ഇപ്പൊ നമ്മള് കേരളത്തിലിപ്പം മതിയായ കൃഷി സാധ്യതകളൊക്കെ കുറെ കുറഞ്ഞു വരുന്നത്കൊണ്ട് തന്നെ നമ്മളെ കേരളത്തിൽ നിന്ന് പ പച്ചക്കറികൾ എല്ലാം ഇറക്കുന്നത് ഇപ്പൊ ദൂരത്തിന്ന് വന്ന പച്ചക്കറി നമ്മുടെ നാടെത്തുമ്പോലേക്കും ചീഞ്ഞുപോകാണ്ടിരിക്കാൻ അവര് പല രീതിക്കുള്ള വിഷവാതകങ്ങൾ അതിൽ ഏർ കലർത്തും അത് നമുക്ക് അത് നമ്മുടെ ശരീരത്തിന് അത് ആപത്താണ് ഏർ മരണം വരെ സംഭവിക്കാവുന്ന കാരണങ്ങളാണ് ആ പച്ചക്കറികളിൽ നിന്ന് ഏർ കാശുകൊടുത്ത് വിഷം വാങ്ങുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള അതുകൊണ്ടുതന്നെ വീട്ടിൽ നിന്നും വാ ഏർ ഏർ കൃഷി ചെയ്ത് ഭക്ഷണം കഴിക്കാൻ ഏർ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നാ എനിക്ക് പറയാനുള്ളെ താങ്കൾക്ക് എന്താണ് ഈ വിഷവാതകം പച്ചക്കറികളും തമ്മില് ബന്ധം എന്ന് പറയാവൊ ഏർ ഒ ഒന്നാമത് തന്നെ ഞാൻ ഇതിനെപ്പറ്റി ഉം വളരെ ബോധവാനായ ഒരു യുവാവ് ആയതുകൊണ്ട് തന്നെ ഞങ്ങടെ വീട്ടിൽ ഇങ്ങനത്തെ പച്ചക്കറികൾ വൾ ഏർ

അവിടുന്നാണ് ഞങ്ങൾ കൂടുതലും വാങ്ങിക്കാറ് അപ്പൊ ഉം കൂ പിന്നെ കൂടുതൽ ഞങ്ങൾ മത്സ്യങ്ങളാണ് കഴിക്കുകയും ഈ കൃഷി കൃഷിനെപ്പറ്റി നോക്കുമ്പോത്തേക്കും എന്താ പറയാ ഈ നെൽ ആകെ ഇപ്പൊ ഏറ്റവും വലിയ ബുദ്ധിമുട്ടില് നേരാൻ പോവുന്നതിനി നമ്മുടെ മഴക്കാലത്താണ് മഴക്കാലത്ത് ഇനി എന്താ പറയാ ഓരോരോ ഭക്ഷണസാധനങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൂടിക്കൂടി വരും അപ്പോ ഇതിനെയൊക്കെ നേരിടാൻ വേണ്ടി നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഏർ വീടുകളിൽ പച്ചക്കറി നടേണ്ടിവരുന്ന അവസ്ഥയാണ് ഇപ്പൊ കണ്ടുവരുന്നത് ഇപ്പോ എൻ്റെ അനിയനെ നോക്കുകയാണെങ്കി അവനാണെങ്കി ഒരു വാഴ നടാൻ പോലും അറിയത്തില്ല അതിനെപ്പറ്റി ഈ ആലോചിക്കുമ്പം എനിക്കൊന്നും പറയാനില്ല പക്ഷെ മനുവിന് ഏർ കാണുമ്പോ എനിക്ക് തോന്നുന്നെ മനുവിന് നന്നായിട്ട് വാഴ നടാൻ അറിയാമെന്നാണ് മനു വാഴ നട്ടിട്ടുണ്ടോ അതെ എനിക്കും അങ്ങനെയാണ് പറയാനുള്ളത് ഞാൻ വാഴയൊക്കെ നടും എനിക്ക് കൃഷിനോടൊക്കെ താല്പര്യണ്ട് പക്ഷേ എനിക്ക് താങ്കളെ വാക്കുകൾ കേട്ടപ്പോ എനിക്ക് എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞ വാക്കാണ് എനിക്കോർമ്മവരുന്നത്

പുള്ളി വളരെ വലിയൊരു ഏർ ക കർഷകനായിരുന്നു ഞാ full കൃഷിയുമായി എല്ലാം നടക്കുന്നൊരു പുള്ളിയായിരുന്നു അയാൾക്ക് പുതിയ തലമുറയുടെ ഏർ വഴിതെറ്റി പോ പോകുന്നൊരു രീതിയെ ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു അയാള് അപ്പൊ അയാള് എപ്പഴും ഞങ്ങളോട് പറയും ഒരു വാഴ നടാൻ എങ്കിലും പഠിച്ചൂടെന്നൊക്കെ ഇങ്ങനെ വെറുതെ ചോയിക്കും ഏർ എനിക്ക് ഈ വാക്കുകൾ കേട്ടപ്പോ എൻ്റെ അപ്പൂപ്പനെയാണ് ഓർമ്മ വരുന്നെ ആഹ് ഏർ അപ്പൂപ്പൻ ന്ന് പറഞ്ഞ വൽ ഏർ വലിയ ഒരു പത്തേക്കർ സ്ഥലം ഉണ്ടായിരുന്നു അപ്പൂപ്പന്‌ പാടം അവിടെ നെല്ല് ഏർ നട്ട് കൊയ്യുന്ന ഒരു സംവിധാനം പുള്ളിക്ക് ആഹ് അഹ് അഹ് അഹ് അതിനുമായുള്ള പണിക്കാരും എല്ലാം പുള്ളിയുടെ ഒപ്പമുണ്ടായിരുന്നു ഞങ്ങടെ ഒരു പ്രദേശത്തിന് ഒരു ഏർ ചുറ്റിനും പുള്ളി അപ്പൂപ്പന് പാഠം ഉണ്ടായിരുന്നു പാടത്തിനു നടുക്കയിട്ടായിരുന്നു ഞങ്ങടെ വീട്